നമസ്കാരം വൃന്ദ ആ കേക്കുന്നുണ്ട് വൃന്ദ പറഞ്ഞോളൂ

ആഹ് ഇപ്പോൾ സിയോണ എവിടെയാണുള്ളത് വീട്ടിലാണോ? ആടി ഞാൻ വീട്ടിലാണ്. നീ എവിടായ? നീ ഇന്നലെ എപ്പഴാ കോളേജിൽനിന്ന് എത്തിയത്. ആം ഞാനിന്നലെ നാല് മണിയാകുമ്പഴേക്കും വീട്ടിലെത്തിയിരുന്നു. ഞാനപ്പത്തന്നെ നിനക്ക് സന്ദേശമയച്ചിട്ടുണ്ടാരുന്നത്. ആണോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഞാൻ കണ്ടില്ലായിരുന്നു നീ സന്ദേശം അയച്ചത്. നിയപ്പനെന്തു

ഞാൻ വിചാരിക്കുയാരുന്നു ഇപ്പോഴത്തെ സാങ്കേതികവിദ്യയുടെ വളർച്ച നാലുമണിക്ക് ഇവിടെയെത്തുമ്പഴേക്കും ഞാൻ നിനക്കപ്പത്തന്നെ സന്ദേശയച്ചു. അതപ്പത്തന്നെ നിനക്ക് അവിടെകിട്ടിയിട്ട് വായിക്കാനും സാധിച് അറിയാനും സാധിക്കുവല്ലോ. അതെയതെ ഇത് ഈയൊരു ടെക്‌നോളജിയുടെയൊക്കെ വളർച്ച എത്ര പെട്ടന്നാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോകുന്നത്. അതെഇപ്പോ പണ്ടത്തെ കാലത്തക്കെ ഞാൻ വിചാരിക്കുവാരുന്നു. പണ്ടത്തെകാലത്തൊക്കെ ആഹ് എന്താപറയ ഇവിടൊന്നാരാള് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എത്ര ദിവസഎടുത്താണ് അവർ കാൽനടയായിട്ട് എത്തുക. അതിനുശേഷം അവിടുന്ന് ഒരു കത്തയച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാണ് അതിൻറെ ഇവിടെ എത്തുകാഹ് അറിയാം വീട്ടിലുള്ളവര് അറിയ അയാള്

അതെ പക്ഷേ എന്തുകൊണ്ടാ കത്തുകൾ ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖവും ആയിന്റൊരു കാത്തിരിപ്പൊന്നും ഈ ഒരു സന്ദേശങ്ങൾക്കൊരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെയൊരു വ്യക്തിപരമായ അഭിപ്രായമാനൊന്നെനിക്കറിയാത്തില്ല. പക്ഷേ

അഹ് സാങ്കേതികവിക വളർന്നു മനസ്സിലാകുന്നതോടുകൂടി ഉം എന്താപറയ മനുഷ്യൻ കൂടുതൽ മടിയന്മാരായ കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കും തോന്നുന്നൂ. സിയോണ ഞാനും ചോദിക്കുന്നുണ്ട്. അതേ ഈ നമ്മള് വളരെയധികം മടി മടിതോന്നുവാണ് ഏ എഴുതിനോടെ പോലും അകൽച്ച തോന്നുകയാണ് . എല്ലാം തന്നെ ഒരു ഇപ്പം ഒരു ഒരു ആ എല്ലാംതന്നെ നമ്മുടെ വിരൽ തുമ്പിലേക്ക് എത്തുന്നത് പോലെ തോന്നുകയാണ് ഈ ഒരു സാങ്കേതിക വിദ്ത്യയുടെ വളർച്ച കാരണം. അതിപ്പം മൊബൈൽഫോണായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറ്, ടെലിവിഷൻ ആദ്യോക്കെ ടെലിവിഷനായിരുന്നു പിന്നെഇപ്പൊ അത് ചെറുതായി ചെറുതായി കമ്പ്യൂട്ടർ, ലാപ്ടോപ് എന്താപറയ ഏറ്റവും ചുരുങ്ങിയതിപ്പം ഫോൺ കയ്യി വിരൽത്തുമ്പിലെത്തുകയാണ് നമ്മുടെ ലോകത്തെല്ലാവിവരങ്ങളും അതെ ഒരുകണക്കിന് ഒരുപാടു നല്ലവശങ്ങളും ചീത്ത വശങ്ങളും ഇതിനുണ്ട്. ഇപ്പം വേൾഡ് കപ്പുപോലും നമുക്ക് ഈ ഒരു ഫോണിലൂടെ കാണാൻ സാദിക്കുവാന്നുപറയുന്നതു തന്നെ ഒരു എത്ര കാര്യമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ

അതെ അതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതു ഒരുപാടു ഉപകാരവും അതെ ഒരു തരത്തിൽ നമുക്ക് ഒരുപാട് ഏ ദോഷഫലങ്ങൾ ചെയ്‌യുന്നുണ്ടോന്ന് ചോദിച്ചാല് അതേ

അതെ ശരിയാണ്. കാരണംമി പ്പംലോകംമൊത്തം ആഹ് കാൽപന്തുകളിയുടെ ആവേശത്തിലെതുടർന്ന് സമയത്തുകൂടി അഹ് നമ്മളെപ്പോഴും യാത്രചെയാണെങ്കിൽ നമുക്ക്‌അത് കാണാൻ സാധിക്കും. യന്ത്രമുപയോഗിച്ച്തന്നെ അതിനെ കാണാൻ സാധിക്കുന്ന പറയുന്നൊരു വല്യ കാര്യം തന്നെയാണ്. അതുപോലെതന്നെ എന്താപറയ അതേ ഇപ്പോൾ സമൂഹത്തിൽ മുന്നിട്ട് ആം മുഴച്ചുനിൽക്കുന്നൊരു വിഷയം എന്തെങ്കിലൊരു പ്രശ്നോണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും, ലോകത്ത് മൊത്തം അറിയിക്കാൻവേണ്ടി സാധിക്കും ഈ ഫോണിലൂടെ മൊബൈൽ ഫോണിലൂടെ എന്നുള്ളതാണ്. അതെ യതേ പക്ഷേ പലപ്പോഴും എല്ലാ വിവരങ്ങളും ശരിയാവണമെന്ന് പറയാൻ സാധിക്കില്ല. പലപ്പോഴും തെറ്റായ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേ വിവിവരസാങ്കേതികവിദ്യ പലരും ചൂഷണം ചെയ്യുന്നൊരു അതെയതെ കാലം കൂടിയാണിത്. കാരണം ആദ്യഒക്കെ വിവരസാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് അതായത് അതിന്റെ വികാസത്തിന്റെ സമയത്ത്ന്ന് പറയുന്നത് ആഹ് എല്ലാവർക്കും വളരെ അത്ഭുതമാണ് ഇങ്ങനെ ആഹ് എന്താപറയ ഇവിടുന്ന് ഒരു കാര്യം പറയുമ്പഴേക്കും അത് അപ്പുറത്തേ മറുവശത്തുള്ളവർക്ക് പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളത് തന്നെ ഒരു അഅതിശയമുള്ള കാര്യം ആയിരുന്നു എന്നാൽ ഇപ്പൊഇപ്പൊ ഈ അത് സാങ്കേതികവിദ്യ ചൂഷണം ചെയ്യുവാണ് അതായത്‌ പലതരത്തിലുള്ള തെറ്റായ ന്യൂ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അതുപോലെ തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്ന കുറേആൾക്കാര് ഇപ്പ സമൂഹത്തിലുണ്ട്. അതെയതെ ഒരുപാടു തെറ്റായ സന്ദേശങ്ങൾ അയക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിലെ ചീത്തവശങ്ങൾ മാത്രം തിരഞ്ഞെടുത്തു അവരെ മുൻ നിർത്തി അവരെ കുറ്റപ്പെടുത്തുന്നു, ചോദ്ത്യം ചെയ്യുന്നു . ഇതൊക്കെ ഒരുപാട് മാനസീകമായ പ്രശ്നങ്ങൾ പലരിലും ഉണ്ടാക്കുന്നുണ്ട്.

ചെറിയ കുട്ടികളിലാണിത്‌ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് ഈയൊരു പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ തന്നെ

കുട്ടികളെല്ലാവരും തന്നെയൊരു സാങ്കേതിക വിദ്ര്യക്കു അടിമപ്പെട്ടുപോയിരിക്കുവാണ്. അത്ന്നയാ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നമുക്കറിയാല്ലൊ ഇപ്പൊ മൂന്നുവർഷമായി മൂന്ന് വർഷമായി കൊറോണ എന്നുപറയുന്നത് അനമ്മുടെ ലോകത്തെ ആകെ പിടിച്ചുലച്ച് അപ്പൊ ഈ സമയത്ത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ആഹ് വിദ്യാഭാസംന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധിയിലായിരുന്ന സമയത്തായിരുന്നു ആഹ് മൊബൈലിൽകൂടി ക്ലാസ്സ് നടത്തുകാന്ന് പറയുന്നൊരു

സംവിധാനം വന്നത്. അതോടുകൂടിതന്നെ സ്കൂളുകളിൽ പോണ്ട നമുക്ക് വീട്ടിലിരുന്ന്‌കൊണ്ടായാലും പഠിക്കാം പഠിപ്പിച്ച് ഏഹ് എന്താപറയ അധ്യാപകർ പഠിപ്പിക്കാംന്നുള്ളൊരു ഏഹ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അതെ കാരണം മൂന്നുവർഷം ആഹ് നമ്മുടെ കുട്ടികളൊന്നും പഠിക്കാതിരുന്നില്ല. കാരണം അവർക്ക് മൊബൈൽ ഫോണിലൂടെതന്നെ പഠിക്കാൻ സാധിച്ചു അതെ അതെ

പക്ഷെ ഇന്നത്തെ പക്ഷെ ഒരുപാട് കുട്ടികളും അവരുടെ പഠനത്തിനപ്പുറം മൊബൈലിനെ വളരെയധികം ദോഷകരമായി അവരെ ബാധിക്കുന്നുണ്ടെന്നു തോന്നുന്നു.

ഇപ്പം അമ്മമാര് വരെ കുട്ടികളോട് പറയുന്ന വർത്തമാനം പറയുവോന്നു ഫോണില് ഒരു മേസ് ഒരു സന്ദേശം അയച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ആഹ് അതുപോലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആഹ് കയ്യില് മൊബൈൽ കൊടുക്കാതെ ഭക്ഷണം കഴിക്കില്ല. കു ചെറിയ കുട്ടികളുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. കുറേ നമ്മള് കണ്ടുവരുന്നത്. അവർക്ക് കയ്യിലീ സാധനം വേണം. ഇല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല അവർ വാശി പിടിക്കുന്നു. അതുപോലെ ഇത് കിട്ടി എന്താപറയ ഒരുതരത്തിൽ ഒരൂ അ ദേഷ്യം വരുക അങ്ങനെയുള്ളരൂ ഇത് വരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. കാരണം ഇത് ഇൻറർനെറ്റിന്റെയും ടെക്നോളജിയുടെയും വളർച്ച കാ കാരണം ആണല്ലോ നമ്മള് മൊബൈൽഫോൺ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പണ്ടത്തെ പോലെയുള്ള മൊബൈൽ ആണെങ്കിൽ നമ്മൾ എന്താപറയ ആന്നു സാധാരണപോലെ നമുക്ക് ഏഹ് സംസാരിക്കാൻ മാത്രെ സാധിക്കുവാരുന്നു. എന്നാൽ ഇപ്പൊ നമ്മള് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ ആ നോക്കിയാ കിട്ടും. മൊബൈൽഫോൺ മാത്രമല്ല വളർച്ചയെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറായാലും മൊബൈലായാലും അങ്ങനെ ഏതൊരു കാര്യായാലും നമുക്ക് ആഗ്രഹിക്കുന്ന കിട്ടുക എന്നതാണ് ഇതിൻറെ ഏറ്റവുംവലിയൊരു അപ് അത് വലിയൊരു ആശയമായിട്ട് കാണാൻ സാധിക്കുന്നത്.

അമ്മയെ അമ്മയെ അമ്മയോട് തല്ല് കൂടുക. അമ്മേന്റെ ദേഹത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. മൊബൈലിന് വേണ്ടീട്ട് വാശി പിടിചു ഇതൊക്കെ

നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോൾ എത്രമാത്രം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തോന്നുവാണ് . ദേ സാധാരണ വ്യ ക്തിയാണ്. ആതുപോലെതന്നെ ഇത് ഞാൻ പറഞ്ഞ ല്ലൊ ഈ ടെക്നോളജി കുറേ ചൂഷണം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുറേ എന്താപറയ കുറെ ഗെയിമുകള്. അതായത് ആം ബ്ലൂ വെയില് പിന്നേ ആ അങ്ങനെ ഒന്നുരണ്ട് ഗെയിമുകള് പറഞ്ഞിട്ടുണ്ടാരുന്നല്ലൊ മനുഷ്യന് ജീവനെടുക്കുന്ന തരത്തില്. കാരണം ഇതിന് ഇവര് അടിമപ്പെട്ടുകഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജീവിതമെന്താണെന്ന് പോള് അവർ അതെയതെ, അതെയതെ

അതെ ഇപ്പത്തെ കാലത്തു അതിന് ഒരുപാടു പേര് പബ്‌ജി പോലുള്ള കളിയിൽ അത്രയധികം അടിമകളായിട്ട് മാറിയിരിക്കുവാണ്. ഒരു കൊല്ലുന്നതൊക്കെ ഏറ്റവും നിസാരമായിട്ട് കാണുക. അതിനെ നിസാരവത്കരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് എത്ര തരത്തിലുള്ള കാര്യമാണ്. അവരുടെ ചി ചിന്തകൾപോലും അത്തരത്തിലേക്ക് മാറികൊണ്ടിരിക്കുവയാണ്.

പക്ഷെ ഇവര് സാങ്കേതികവിദ്യ നമുക്ക് പൂർണമായും മോശാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പണ്ടത്തെ കാലത്തൊക്കെ നമുക്കിപ്പൊ ഏഹ് എന്താപറയ വിമാനത്തിൽ പോകുവാണെന്ന് പറയുന്നത് വളരെയധികം അതപൂർവം അപൂർവങ്ങളിലപൂർവമായ ചിലരൊക്കെയാണ് വിമാനത്തിൽ യാത്ര ചെയ്യുക. ഇപ്പെന്തായാലും നമുക്ക് വീട്ടിരുന്നോണ്ട് വിമാനത്തിൽ പോവാനുള്ള ആഹ് നമ്മുടെ ടിക്കറ്റുകൾ വരെ ലഭിക്കുന്ന അവസ്ഥകൾ നമുക്ക് ഫോണിൽ നോക്കീട്ട് നമുക്ക് ടിക്കറ്റുകള് ലഭിക്കുന്ന അവസ്ഥ വരെ എത്തീട്ടുണ്ട്. കാരണം ടെക്നോളജി ആം വെ സാങ്കേതികവിദ്യയുടെ വളർച്ച എന്ന് അതിനെ നമുക്ക് പറയാൻ സാധിക്കും. അതെ ആ പക്ഷേ വിവരസാങ്കേതികവിദത്യ ഒരുപാട് വളർന്നെങ്കിലും ശെരിയാണ് വൃന്ത പറഞ്ഞതു ശെരിയാണ്. ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയിട്ടുണ്ട്.

ഗതികേടിലുപരി ആ എന്താണ് നമ്മുടെ ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുവാൻ ഒരുപാട് ഈ സാങ്കേതിക വിദ്ത്യയൊക്കെ സഹായിക്കുന്നുണ്ട്. എല്ലാത്തരത്തിലും. മൊബൈലൊക്കെ ഒരു നമ്മുടെ മാനസീകമായ ഒരു ഉപരി നമ്മുടെ സമയത്തെ കൂടുതൽ ലെഗുകാരിക്കുവാൻ. നമ്മുടെ ജോലികളൊക്കെ ഏറ്റവും നിസാരമാക്കുവാൻ ഇതൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും പക്ഷെ തലച്ചോറിൻറെ വികാസത്തിലെ ആഹ് അതുപോലെ അധ്വാനഭാരം കുറയാണ്. തലച്ചോറിൻറെ വികാസം അതെ അതെ ഇതു പക്ഷെ ഇത് ഇതെല്ലം നമുക്ക് ഏറ്റവും നല്ലതാണ് തോന്നുമ്പോഴും ഇത് നമ്മളെ മാനസീകമായി നമ്മളെ ബുദ്ധിവികാസം ചുരുങ്ങുന്നു. നമ്മുടെ ശരീരത്തിനൊരു വളർച്ച ഉണ്ടാവു ശരീരത്തിനും ബുദ്ധതിക്കും ഒരു വളർച്ച ഉണ്ടാവുന്നില്ല. നമ്മള് ശരീരം മാത്രമേ വളർന്നുള്ളു. ഒരു വ്യായാമമില്ല അത്യധികം നമ്മള് ഒരു മാനസീകയായിട്ട് ഒരു വളർച്ചയും നമുക്ക് ഉണ്ടാവുന്നില്ല.

ഇപ്പഴുത്തേ ചെറിയ കുട്ടികൾ നേഴ്‌സറി പോകുന്ന കുട്ടികൾക്ക് പോലും ഹ് അവർക്ക് ഉൽക്കണ്ഠയാണ്. ഭയങ്കരയധികം ടെൻഷനാണ്. എൽ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ചെറിയ പ്രേശ്നത്തെപ്പോലും പരിഹരിക്കാൻ സാധിക്കുന്നില്ലാതായിട്ട് വരികയാണ്.

മറ്റുള്ളവ ആൾക്കാരെ പഠിക്കാൻ പോലും ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കാവുന്നില്ല. കാരണം അവർ കാണുന്നത് മൊബൈൽ എന്ന സാങ്കേതികവിദ്യ എന്ന ലോകം മാത്രമാണ്. പുറത്തുള്ളൊരു വിശാലമായ ലോകം അവർ കാണുന്നില്ല. അതെ

ഇവിടെ ഞങളുടെ നാട്ടില് ഒരുകുട്ടി രണ്ടാം ക്ലാസ്സില് പഠിക്കുന്നൊരു കുട്ടി. സ്കൂളിൽനിന്ന് പുറത്താക്കിയിരിക്കുവാണ്. അവന്റെ അമിതമായ ദേഷ്യം മൂലം. ടീച്ചറിനെ തെറി വിളിക്കുക ഇതൊക്കെ അവനു എവിടെ നിന്നാണ് പഠിക്കുന്നതെന്നു ആർക്കും അറിയില്ല .

ഇതൊക്കെ എവിടുന്നാണെന്ന് പോലും ടീച്ചേഴ്സിനോ മാതാപിതാക്കൾക്കോന്നും മനസിലാക്കുവാനായിട്ട് സാധിക്കാതെ വരികയാണ്. കുട്ടികളെ ഇത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു കാലഘട്ടത്തിൽ.

ആ അത് സിയോണ പറഞ്ഞത് ശരിയാണ്. കാരണം ദിനംപ്രതി ഏഹ് വിവരസാങ്കേതികവിദ്യയുടെ വളർച്ച കൂടുകയാണ് ഓരോ ദിവസവും പുതിയതായി എന്ത് ഇതിൽ കൊണ്ടുവരാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പപിന്നെ അതേനമ്മൾ എ എ എല്ലാവരും അടിമപ്പെട്ടോണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യയിൽ ഓരോ പടിഇവർ മുന്നോട്ട് വെക്കുംതോറും അതിൽ കൂടുതൽ കൂടുതൽ അടിമപ്പെടുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെയതെ പല ഒരുപാട് പേരുണ്ട് കുട്ടികളെ കുട്ടികളെ അവരുടെയൊരു അവരുടെയൊരു ഫോളോവേഴ്സ് കൂട്ടാനായിട്ട് അവർക്കൊരു പ്രശസ്തി കുടാനായിട്ടും കുട്ടി പലതരത്തിലുള്ള ബീജിയം ഇട്ട് തെറ്റായ കാര്യങ്ങളെ പോലും ശരിയാണെന്നു വരുത്തിത്തീർക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇന്നും നിരന്നു നിപ്പോണ്ട്. അവരുടെയൊക്കെ ആ ഒരു അതൊരു

ഇപ്പോ സമൂഹത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ശരിയേത് തെറ്റേത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആഹ് കുട്ടികളാണ് വളർന്നുവരുന്നത് പ്രശ്നമുണ്ടായാൽ അതിലേ ഏഹ് ന്യായീകരിക്കന്ന ഒരു ജനവിഭാഗമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് എന്താപറയ അ ഈ ന്യായീകരിക്കുന്ന ജനവിഭാഗത്തെ മാത്രാണ് കുട്ടികൾ

ഒരിക്കലും അത് തെറ്റ് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. എന്തെങ്കിലുമൊരു ഒരു പ്രശ്നം സമൂഹത്തിലുണ്ടെങ്കിൽ അതു നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാൻ പോലും

ഒരുപാടുപേര് എവിടായ നിക്കുന്നെ അവിടേക്കു അവർ കുട്ടികൾ പോവുകയാണ്. അതാണ് ശരിയെന്ന് വിചാരിച്ചു . പക്ഷേ പലപ്പോഴും അത് തെറ്റായിരിക്കും എന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ അവരുടെ ചിന്താ രീതിപോലും വളർത്തുവാനോ? വളരുവാനോ അവർക്ക് സാധിക്കുന്നില്ല. ആ ഒരുഇതിന്റെ കാരണം. ഇത്ഒന്ന് അഇ എന്താപറയ വിവരസാങ്കേതികവിദ്യ ഇങ്ങനെ കുട്ടികൾ മാത്രം മുതിർന്നവരിലൂടെയല്ല ഇവർ ഏഹ് വിവരസാങ്കേതികവിദ്യയുടെ കൂടുതൽ തലങ്ങളിലേക്ക് പോകുന്നത്. അവര് അവരുടെതയ അവരുടേതായ ലോകത്തുകൂടി കണ്ടുപിടിച്ച ഓരോ വഴിയിലൂടെ പോവുകയാണ്. കാരണം ഒരൂ അ മുതിർന്നൊരാളുടെ നേതൃത്വത്തിലാണ് ആഹ് മൊബൈൽഫോൺ ആയാലും സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അ അ എന്താപറയ അപകടം പിടിച്ച ഒന്നാകില്ല. ഉം അതെയതെ ഇതിന്റെ നല്ല വശങ്ങളെടുക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾ സാങ്കേതികവിദ്യയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ കുറേ നല്ല വശങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഇപ്പം എത്ര നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നതുപോലും ഈ ഒരു സാങ്കേതിക വിദ്ത്യയുടെ വളർച്ചകൊണ്ടാണ്. ഇപ്പം എത്രയോ ദൂരത്തുള്ളയാളെ നമുക്ക് കാ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ. അവരെ അറിയുവാൻ. ദിനം പ്രതി നമുക്ക് അവരോട് സംസാരിക്കുവാൻ. ആ ഒരു ബന്ധം വളർത്തുവാൻ പോലും സാധിക്കുണ്ട്. പലപ്പോഴും ഇത് ഒരുപാട് നമ്മള് പലപ്പോഴും ഇതിന്റെ ചീത്തവശങ്ങൾ മാത്രം നോക്കിപോകുന്നു അതിലേക്കു നമ്മൾ കടക്കുന്നു. ഒരുപാടു പ്രേശ്നങ്ങളിലേക്കുകടക്കുമ്പോഴും ഇതിനു നല്ല വശങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ലതാണു ഈ ഒരു സാങ്കേതിക വിദ്ത്യ എന്ന് പറയുന്നത്.ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു വൃന്ദ.

ആഹ് എന്താന്ന് വെച്ചാല് എ വിവരസാങ്കേതികവിദ്യയുടെ വളർച്ച എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരാൾ വിദേശത്ത് രാജ്യത്ത്പോയാൽ ചിലപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞ് അയാളൊന്ന് കാണുക. അയാളുടെ അടുത്ത സാഹചര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ലാരുന്നു. എന്നാൽ ഇപ്പോൾ ഒരാള് ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല്‌ മണിക്കൂർ കഴിയുമ്പഴത്തേക്കു തന്നെ അയാളെ നമ്മളെ വിളിക്കുക അതായത് കണ്ട്കൊണ്ട് വിളിക്കാനുള്ള സംസാരിക്കാനുള്ള ടെക്നോളജി വരെ എത്തിയിരിക്കുകയാണ്. അപ്പത്തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ എന്താണ് നടക്കുന്നത് ആ ഒരു നിമിഷത്തിൽ അവിടെന്താണ് നടക്കുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതെ ലോകത്തിന്റെ ഏത് കോണിലുള്ളൊരു വാർത്ത പോലും നമുക്ക് വിരൽ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതൊരു ഞൊടിയിടയിൽ അവിടെ എന്തു സംഭവിക്കുന്നു എന്നത് നമ്മളിൽ എത്തുക എന്നു പറയുന്നത് എത്ര അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്. മനുഷ്യരാശി എത്രയോ നാള് സ്വപ്നംകണ്ട്. എത്രയോ നാൾ ചിന്തിച്ചൊരു എത്രയോ പേരുടെ പ്രയ്തനം കൊണ്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്ത്യയുടെ വളർച്ച ദിനം പ്രതിയുണ്ടാവുന്നുന്ന് പറയുന്നത്. വളരെ അദ്ത്ഭുതം കരമായ കാര്യം തന്നെയാണന്നു തോന്നുന്നു വൃന്ത. അതേ പക്ഷെ എന്താപറയ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ എഹ് വിവരസാങ്കേതികവിദ്യ എന്നുള്ളത് ജനങ്ങളുടെ ആഹ് നമ്മുടെ ആഹ് ജീവിതം എളുപ്പം ലഘൂകരിക്കാനുള്ള അഹ് കഷ്ട പാടുകൾ ലഘൂകരിച്ച് ജീവിതം എളുപ്പമാക്കാനുള്ളൊരു മാർഗ്ഗമാണെന്നതിലുപരി നമുക്ക് എന്തുകൊണ്ടും മോശപ്പെട്ട തലത്തിലേക്ക് പോയിക്കൂടാ എന്ന് ചിന്തിച്ചുപോകുന്നൊരു സമൂഹമാണ് വരുന്നത്. നല്ല രീതിയിൽ ഈ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. അതെ ശരിയാണ് നല്ലരീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും ഇപ്പം പഠനം എത്ര എളുപ്പമാണെന്നു നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് ഈ ഒരു കൊറോണ കാലത്താണ്. ഇത്രയധികം ഇത്രയധികം സ്രോതസ്സകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുംഏത് സമയത്തും. ഏത് പാതിരാത്രി പോലും നമുക്കിരുന്ന് പഠിക്കാനായിട്ട് സാദിക്കും. എത്രയോ പ്രെഗൽബരുടെ ക്ലാസുകൾ നമുക്ക് നേടുമെന്നൊക്കെ സാ മനസിലാക്കിയാതൊരു കൊറോണകാലത്ത്‌ സാങ്കേതിക വിദ്ത്യയുടെ വളർച്ച കൊണ്ട് തന്നയെയാണ്. ഒരുപാട് പുതിയ പുതിയ ആപ്പുകൾ. ഒരുപാട് ക്ലാസുകളൊക്കെ നമുക്ക് അത്ര വിദക്തമായ ഒരുപാട് കൃത്യമായതും, വയ്ക്തമായിട്ടുള്ളൊരു മനസിലാക്കിത്തരുന്ന അറിവുകളൊക്കെ നമുക്ക് ഈ ഒരു സാങ്കേതിക വിദ്ത്യയിലുടെ നമുക്ക് ലഭിക്കും. . അതൊക്കെ വളരെ ഗുണകരവുമാണ്. ഒരു വ്യക്തിയെ സംമ്പന്ദിച്ചിടത്തോളം അവരുടെ പഠനരീതിയും. ജീവിത നിലവാരവുമൊക്കെ വളർത്തുന്നതിനൊരുപാട് സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഏഹ് കൊറോണ വന്നീ മൂന്നുകൊല്ലത്തിലാണ് നമ്മള് ശരിക്കും വീട്ടിലിരുന്നു പഠിക്കാം എന്നുള്ള ഒരു ആശയം ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. കാരണം പഠിക്കുക എന്നു പറഞ്ഞാൽ അത് സ്കൂളിൽ പോയി. അതെ അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ടെക്നോളജിയുടെ അതായത് വിവരസാങ്കേതികവിദ്യയുടെ വളർച്ച വന്നതോടുകൂടി എഹ് നമുക്ക് വീട്ടിലിരുനായാലും ഈ കൊറോണക്കാലത്ത് മൂന്നുവർഷത്തോളം അങ്ങനെ പിടിച്ചവരായിരുന്നു നമ്മുടെ നമ്മുടെ കുട്ടികൾ അപ്പൊ അങ്ങനെയൊന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെയതെ ശരിക്കും ഈയൊരു വിവരസാങ്കേതികവിദ്ര്യ ഒരുപാട് നല്ല വശങ്ങളും, ഒരുപാട് ചീത്ത വശങ്ങളും നൽകുന്നു എങ്കിലും അതിന്റെയൊരു നല്ല വശങ്ങള് മനസിലാക്കി അതിനെ വളരെയതികം ഉപയോഗപ്പെടുത്തി നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നമ്മുടെ ചിന്താഗതിയെ വളർത്തി നമ്മുടെ ആശയത്തെ വളർത്തി ബുദ്ധിയുടെ വികാസം വെച്ചതിനെ നല്ലത് തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ നല്ല രീതിയിൽ വിവരസാങ്കേതികവിദ്യകള് നല്ല വശങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുതന്നെ മുന്നോട്ട് പോകാൻ കുട്ടികൾക്കും ഇനിയുള്ള തലമുറക്ക് സാധിക്കട്ടേന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് സിയോണ. അതെയതെ